വീടിന്റെ മുൻവശത്ത് പച്ച തളിരുകളും വലിയ മരങ്ങളും കാണാം.

ദൂരെ ചില ആളുകൾ നടക്കുന്നതായും ചിത്രത്തിൽ കാണാം.

പമ്പിന്റെ സൈഡ് ലായിട്ട് ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതും വലിയൊരു പരസ്യ ബോർഡും കാണാം.

പനകളുടെ താഴ്ഭാഗം വെള്ളയും ഓറഞ്ചും നിറത്തിൽ കാണാം.

ഈ ചിത്രം ഒരു വലിയ കത്തീഡ്രൽന്റെ മുൻ ദൃശ്യമാണ്.

ആളുകൾ അവരുടെ ഇഷ്ടത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ തിരയുന്നു.

എല്ലാ വസ്ത്രങ്ങളുടെ വിലയെ കുറിച്ചുള്ള ബോർഡ് ചിത്രത്തിൽ കാണാം.

മുന്നിൽ ചില ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നത് കാണാം.

രണ്ട് സൈഡ് കടകളും ബോർഡുകളും നിര നിരയായി കാണുന്നു.

പാലം ഒരു വശം തകരാറിലായ ആയതുപോലെ കാണാം.

പ്രദേശത്ത് മണ്ണു കുത്തിയിട്ടുള്ള കുഴികൾ വ്യക്തമായി കാണാം.

ഈ കട കുട്ടികൾക്ക് ഒരു സന്തോഷം നൽകുന്ന സ്ഥലമാണ്.

തക്കാളികൾ ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്.

ഇത് ഒരു എയർപോർട്ട് ഇമിഗ്രേഷൻ കൗണ്ടർ ഇന്റെ ഭാഗമാണ്.

ഇത് ഒരു പഴക്കം ചെന്ന കോട്ടയുടെ ചിത്രമാണ്.

ഈ ചിത്രം സുന്ദരമായ ഒരു തടാകവും അതിൻ്റെ തീരവും ആണ്.

വലിയ കണ്ണാടിക്ക് ചുറ്റും പ്രകാശം നൽകുന്ന ബൾബുകൾ കാണാം.

ഈ ചിത്രം ഒരു പാറമടയുടേയും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളുടേയും ദൃശ്യമാണ്.

പച്ചാതലത്തിൽ ചെറിയ കെട്ടിടവും മറ്റ് ചെടികളും തെളിഞ്ഞ് നിൽക്കുന്നു.

കെട്ടിടത്തിൻ്റെ മുകളിൽ മൂന്ന് ചുവന്ന ഗോപുരങ്ങൾ കാണാം.

ആ യുവാവ് കറുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്.

ഈ ചിത്രത്തിൽ ചാര നിറത്തിലുള്ള വസ്ത്രം ധരിച്ചൊരാൾ ഡാൻസ് പോസ് ചെയ്യുന്നത് കാണാം.

ചെറുതും വലുതുമായ ധാരാളം കെട്ടിടങ്ങൾ ചിത്രത്തിൽ കാണാം.

ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് കൂടി മഞ്ഞ കളറിലുള്ള ഒരു ടവൽ ഇട്ടിട്ടുണ്ട്.

ഈ ചിത്രം തിരക്കുള്ള ഒരു മാർക്കറ്റിനെ ആണ് കാണിക്കുന്നത്.

വ്യാപാരികൾ പല നിറങ്ങളിലുള്ള ഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് അതിൽ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ വിൽക്കുന്നു.

ഇടതുവശത്ത് നീണ്ട മതിൽ ചെറിയ കെട്ടിടങ്ങൾ എന്നിവ കാണാൻ സാധിക്കും.